സുഹറ അതിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ മിനിങ്ങാന്നായി അറിഞ്ഞത് വന്ന വിവരം തെല്ല് പരിഭവത്തോടെ മജീദ് ചോദിച്ചു ഞാനൊരിക്കലും തിരിച്ചു വ~വരില്ലന്നാണ് കരുതിയത് അല്ലേ? എല്ലാവരും അങ്ങനെ വിചാരിച്ചു ഞാൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു തിരിച്ചു വരുമെന്ന്. എന്നിട്ട് പിന്നെ അവരെല്ലാം നിശ്ചയിച്ചു എൻറെ സമ്മതം ആരും ചോദിച്ചില്ല. വൈക്കം മുഹമ്മദ് ബഷീറിൻറെ മറ്റൊരു novel ണ് പാത്തുമ്മയുടെ ആട്. novel ന്റെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻറെ കുടുംബത്തിലെ അംഗങ്ങളാണ് തലയോലപ്പറമ്പിലെ അദ്ദേഹത്തിൻറെ വീട്ടിലാണ് കഥ നടക്കുന്നത്. കഥയിലെ ആട് സഹോദരി പാത്തുമ്മയുടെതാണ്. പെണ്ണുങ്ങളുടെ ബുദ്ധി സ്ത്രീകളുടെ ജ്ഞാനം എന്ന ഒരു ബദൽ ശീർഷകത്തോടെയാണ് ബഷീർ novel ആരംഭിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് novel പ്രസിദ്ധീകരിക്കുന്നത്. ഒരു ആട് ചെയ്യുന്ന കുസൃതികൾ ആണ് ഇതിൻറെ ഉള്ളടക്കം. novel ലെ പ്രധാന കഥാപാത്രമാണ് പാത്തുമ്മ പേര് സൂചിപ്പിക്കും പോലെ ഈ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് novel ലെ കഥയുടെ കിടപ്പ്. ബഷീറിൻറെ രണ്ട് സഹോദരിമാരിൽ മൂ~മൂത്തത് പാത്തുമ്മയാണ്. പാത്തുമ്മക്കും ഭർത്താവ് കൊച്ചുണ്ണിക്കും ഖദീജ എന്ന ഒരു മകൾ ഉണ്ട്. ബഷീറിൻറെ സഹോദരങ്ങളിൽ തറവാട്ടിൽ നിന്നും മാറിമറിഞ്ഞ് താമസിക്കുന്നത് പാത്തുമ്മ മാത്രമാണ്. എങ്കിലും എല്ലാ ദിവസവും രാവിലെതന്നെ മകളെയും കൂട്ടി അവൾ തറവാട്ടിൽ എത്തും അവരുടെ വരവ് ഒരു style ~ ലാണ്. എന്നാൽ ബഷീർ എന്നാണ് ബഷീർ പറയുന്നത്. പാത്തുമ്മ എപ്പോഴും പറയുന്ന ഒരു വാചകം ഉണ്ട് എൻറെ ആട് പെറട്ടെ അപ്പോ കാണാം പാത്തുമ്മയ്ക്ക് കാര്യമായ വിദ്യാഭ്യാസം ഒന്നുമില്ല എങ്കിലും കുടുംബത്തിൻറെ വളർച്ചയ്ക്ക് വേണ്ടി കഠ് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഇതുപോലെ ഒരുപാട് കൃതികൾ രചിച്ച മഹാനായ എഴുത്തുകാരനാണ് വൈ~വൈക്കം മുഹമ്മദ് ബഷീർ. എന്ന ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. നാടോടി സംസ്കാരത്തിലൂടെ ദ്രാവിഡ താളങ്ങളിലൂടെ നാടൻ ശീലുകളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കവിത ചൊല്ലി കയറിവന്ന കവിതേ കവിയാണ് കടമനിട്ട രാമകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ കിരാതവൃത്തം കാടിനെ നശിപ്പിക്കുന്ന മനുഷ്യനോടുള്ള ഒരു കാട്ടാളൻ്റെ അടങ്ങാത്ത പകയുടെ ചിത്രമാണ് കാട്ടാളൻ എന്ന വാക്കിന് വിപരീത പദമായി നാട്ടാളൻ എന്ന പദം ഉപയോഗിക്കാം എങ്കിൽ കാടിനെ സംരക്ഷിക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാട്ടാളൻ ആണോ കൂടുതൽ നല്ലവൻ അതോ പ്രകൃതിയെ നശിപ്പിക്കുന്ന ആവശ്യമില്ലാതെ ആയുധങ്ങൾ കയ്യിലേന്തി അന്യോന്യം കൊല്ലാൻ ഒരുങ്ങുന്ന നാട്ടാളരാണോ നല്ലവർ ആരിലാണ് സംസ്കാരം ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ കുടികൊള്ളുന്നത് ഇത്തരം ചോദ്യങ്ങളുടെ മറുപടിയാണ് കിരാതവൃത്തം എന്ന കവിത നമുക്ക് കവിതയിലേക്ക് കടക്കാം ഈറ്റപ്പുലി നോറ്റു കിടക്കും ഈറൻകണ്ണു തുറന്നും കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും നീറായ വനത്തിൻ നടുവിൽ നിൽപ്പു കാട്ടാളൻ ഈ കവിതയുടെ പശ്ചാത്തലമായി വരുന്നത് പടയണി എന്ന ഒരു കലാരൂപമാണ് കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അനുഷ്ഠാന കലകളിൽ കാവുകളിൽ നടത്തി വരാറുള്ള ഒരു അനുഷ്ഠാനകലയാണ് പടയണി പടയണിയിൽ നിരവധി കോലങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭൈരവിക്കോലം കാളിയുടെ കോലം ആ കോലത്തിൻ്റെ ഒരു ആത്മാംശമാണ് കവി ഈ കവിതയിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇവിടത്തെ കാട്ടാളൻ പടയണിയിലെ ഭൈരവി കോലമാണെന്ന് നമുക്ക് പറയാം കാടിന് സംഭവിക്കുന്ന നാശത്തിൽ മനംനൊന്ത് വിലപിക്കുന്ന ചില സമയത്ത് കോപാകുലനാവുന്ന കാട്ടാളനെയാണ് കിരാത വൃത്തം എന്ന കവിതയിൽ നമ്മൾ കാണുന്നത് കാട്ടാളൻ്റെ ഭാവങ്ങൾ നോക്കുക ഈറ്റപ്പുലി നോറ്റു കിടക്കും ഈറൻ കണ്ണു തുറന്നും ഈറ്റപ്പുലിയുടെ രൂപത്തിലാണ് കാട്ടാളനെ കവി ആദ്യമിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈറ്റപ്പുലിയുടെ പ്രത്യേകത പ്രസവിച്ചു കിടക്കുന്ന പുലിയാണ് അതിങ്ങനെ നോറ്റ് കിടക്കും എന്തിനാണ് തൻ്റെ കുഞ്ഞുങ്ങളെ ആരും തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ അങ്ങനെ കാടിനെ സംരക്ഷിക്കാനായി നോറ്റുകിടക്കുന്നവനാണ് ആറ്റുനോറ്റിരിക്കുന്നവനാണ് ഈ കാട്ടാളൻ ആ കാട്ടാളൻ്റെ കണ്ണിലാണ് ആ ഒരു ഈറ്റപ്പുലിയുടെ ഭാവമാണ് ആ കാട്ടാളൻ്റെ കണ്ണിൽ ഇനി നോക്കൂ കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും പെറ്റ് പ്രസവിച്ചു കിടക്കുന്ന ഈറ്റപ്പുലിയുടെ ആ ഒരു ഉശിരും കൊത്താനായി ആഞ്ഞു നിൽക്കുന്ന കഠിനമായ വിഷമുള്ള കരിമൂർഖൻ്റെ ആ ഒരു വന്യതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് കാട്ടാളനെ അവതരിപ്പിക്കുന്നത് ഈ കാട്ടാളനാണ് ആ കാടിൻ്റെ സംരക്ഷകൻ പക്ഷേ അവൻ ഒരു വിഷമമുണ്ട് നോക്കൂ അടുത്ത വരിയില് നീറായ വനത്തിൻ നടുവിൽ നിൽപ്പു കാട്ടാളൻ അവൻ്റെ വനമാണ് അവൻ്റെ വീട് ആ വീട് വെന്തു വെണ്ണീറായിക്കഴിഞ്ഞിരിക്കുന്നു നീറാവുക വെണ്ണീറാവുക

പക്ഷേ അവൻ്റെ കണ്ണുകളിൽ രോഷം ഉണ്ടെന്നാണ് കവി അവതരിപ്പിക്കുന്നത് നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പു കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി എന്നു പറഞ്ഞാൽ പിടയ്ക്കുന്ന തിളയ്ക്കുന്ന നോവുന്ന നെഞ്ചുമായി നിൽക്കുകയാണ് കാട്ടാളൻ അപ്പോ അവിടെ ചില ഒന്ന് രണ്ടു ഏർ ചോദ്യങ്ങളുടെ ഉത്തരവും കൂടെ വരുന്നുണ്ട് അതായത് ഈറ്റപ്പുലി നോറ്റു കിടക്കുക എന്നുള്ള വരികളിൽ ആഹ് കാട്ടാളൻ്റെ വന്യതയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ കരിമൂർഖൻ വാലിൽ കിളരും അതായത് കൊത്താനായി ആയുന്ന പാമ്പിൻ്റെ ഒരു വീര്യം അവനില്‍ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും പാവം കാട്ടാളൻ എന്തു ചെയ്യുന്നു അവൻ്റെ നെഞ്ചിൽ ആണെങ്കിൽ മുഴുവൻ വേദനയാണ് അതായത് കാട് നശിക്കുന്നതിൻ്റെ വേദനയിൽ നിൽക്കുന്ന നെഞ്ച് പന്തം പോലെ കത്തി ഉരുകുന്ന ഒരു വേദനയിൽ നിൽക്കുന്നവനാണ് ഇവിടത്തെ കാട്ടാളൻ എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ആഹ് അതായത് കാട്ടാളൻ്റെ ഏർ രോഷം ആണ് ഇനി പ്രകടിപ്പിക്കുന്നത് എന്താണ് ആകാശത്തച്ഛൻ ചത്തുകിടപ്പതു കണ്ടു നടുങ്ങി മലയോരത്തമ്മയിരുന്നത് ദഹിപ്പതു കണ്ടു കലങ്ങി മുല പാതി മുറിഞ്ഞവളാറ്റിൻകരയിൽ കനലായി വിളിച്ചു ഇവിടെ ആകാശത്തച്ഛൻ ഇവിടെ മനുഷ്യരൂപങ്ങളാണ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ തന്നെ പ്രതിരൂപങ്ങളായി പ്രകൃതിയെ മാറ്റുകയാണ് കവി ആകാശത്തച്ഛൻ ചത്തുകിടപ്പതു കണ്ടു അതായത് നമുക്ക് പിതാവായി വരുന്നത് നമ്മുടെ പൈതൃകംന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴയാണ് ആ മഴമേഘങ്ങൾ കാർമേഘങ്ങൾ ആകാശത്ത് ചത്തു കിടക്കാണ് കാരണം ഒരു തുള്ളി മഴ താഴേക്ക് വരുന്നില്ല കാരണം എന്താ വനങ്ങളും മരങ്ങളും ഒക്കെ വെട്ടി നശിപ്പിക്കുകയല്ലേ മനുഷ്യൻ പിന്നെ എങ്ങനെയാണ് മഴപെയ്യുക അങ്ങനെ ആകാശത്ത് ചത്തു കിടക്കുന്ന കരിമേഘങ്ങളെ കണ്ടു നടങ്ങുകയാണ് കാട്ടാളൻ മലയോരത്തമ്മയിരുന്നു ദഹിപ്പതു കണ്ടു കലങ്ങി കാടു കത്തുകയാണ് അമ്മയായ വനം കത്തിയെരിയുകയാണ് മലയോരത്ത് അമ്മയിരുന്ന് ദഹിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കടുത്ത ചൂടു വരുമ്പോൾ കാട് സ്വയം കത്താറുണ്ട് ചിലപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യാറുണ്ട് ചില മരങ്ങൾ മോഷ്ടിക്കാനും ഒക്കെ വേണ്ടി കാടുകൾ കത്തി നശിപ്പിക്കാറുണ്ട് അപ്പൊ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല കാട് കഠിനമായി കത്തുന്നത് കണ്ട് കരയുകയാണ് ഇവിടെ കാട്ടാളൻ മുല പാതി മറിഞ്ഞവളാറ്റിൻകരയിൽ കനലായി വിളിച്ചു പ്രകൃതിയാകുന്ന അമ്മയുടെ മുലകളാണ് മലകൾ ഈ മലകൾ ഇടിച്ചു നിരത്തിയാണ് പലപ്പോഴും മനുഷ്യൻ വികസനത്തിൻ്റെ പാതകൾ തീർക്കുന്നത് അങ്ങനെ മലകൾ ഇടിച്ചു നിരത്തുമ്പോൾ ഭൂമിക്കു മുലകൾ ഇല്ലാതാവുകയാണ് അല്ലെങ്കിൽ അടുത്ത ഒരു തലമുറയിലേക്ക് ഉള്ള ഒരു ജീവ ജലം പകർന്നു കൊടുക്കാനുള്ള അവളുടെ കഴിവ് നഷ്ടപ്പെടുകയാണ് അതാണ് ഈ മുലകൾ പാതി മുറിഞ്ഞു എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് മനുഷ്യൻ്റെ കയ്യിൽ ഇരിപ്പുകൊണ്ട് മനുഷ്യൻ തന്നെ മലകളെ മൊട്ടക്കുന്നുകൾ ആക്കുന്ന ആ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് കാട്ടാളനിലൂടെ കവി കനലിൻ വിളി ചാട്ടുളിയായി കരളിൽ ചെന്നാഞ്ഞു തറച്ചു കരളിൽ ആഞ്ഞു തറക്കുകയാണ് പ്രകൃതിക്കുണ്ടാകുന്ന ഈ ദോഷങ്ങൾ കണ്ടപ്പോൾ ആ കാട്ടാളൻ്റെ കരള് നോവുകയാണ് കണയേറ്റ കരിമ്പുലിപോലെ ഉരുൾപൊട്ടിയ മാമല പോലെ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വരികളാണ് ഇതിനകത്ത് കണയേറ്റ കരിമ്പുലി എന്താണ് കരിമ്പുലി കാട്ടിലെ ഏറ്റവും ഏർ വേഗത കൂടിയ

അതിനു കണയേറ്റു കഴിഞ്ഞാൽ കണയേറ്റുക അമ്പേറ്റു കഴിഞ്ഞാൽ പിന്നെ അതിനു ഈ ഒരു ശൗര്യം ഒന്നും ഉണ്ടാകില്ല ആ ഒരു അവസ്ഥയിലാണിപ്പോൾ കാട്ടാളൻ അതായത് കാട്ടാളൻ്റെ ദയനീയതയാണ് ആ വരികളിൽ സൂചിപ്പിക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ആ വരികളിൽ സൂചിപ്പിക്കുന്നതെന്ത് എന്ന് ചോദിച്ചാൽ ആ വരികളിൽ അമ്പേറ്റ കാട്ടുപുലി എന്നതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് കാട്ടാളൻ്റെ ദയനീയമായ അവസ്ഥ ഉരുൾപൊട്ടിയ മാമല പോലെ ഉരുൾപൊട്ടിയ മാമല എന്ന് പറയുന്നത് മഹാ മല വലിയ മലയാണ് മാമല അതിൻ്റെ ഉരുൾപൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മലയുണ്ടാവില്ല അത് മുഴുവൻ അവിടന്ന് കുത്തിയൊലിച്ചങ്ങു താഴേക്ക് വരുന്നൊരവസ്ഥയുണ്ടാവും അപ്പോൾ കാട്ടാളൻ്റെ അടുത്തൊരു അവസ്ഥയാണ് അത് അവൻ്റെ പതനത്തിൻ്റെ നാശത്തിൻ്റെ അല്ലെങ്കിൽ ആ കാടിൻ്റെ നാശത്തിൻ്റെ ചിത്രമാണ് ഉരുൾപൊട്ടിയ മാമല പോലെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ദൃശ്യ ബിംബങ്ങളെയാണ് ഇവിടെ കവി തൻ്റെ കവിതയിൽ നമുക്ക് ഉദാഹരണങ്ങളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും ഒരു ആയുധം ഏറ്റു മുറിവേറ്റ ഒരു കരിമ്പുലി അതിൻ്റെ ദയനീയത അതുപോലെ ഏർ പൊട്ടിയൊലിച്ച അല്ലെങ്കിൽ

കാട്ടാളൻ അലറി രൗദ്രത കൊണ്ട് അവൻ എന്ത് ചെയ്യുകയാണ് ഈ കാട്ടിലെ അതിജീവനം എന്ന് പറയുന്നത് കാട്ടിൽ വസിക്കുന്നവർക്കാണ് അതിൻ്റെ കൂടുതൽ ആവശ്യം കാരണം നമ്മൽ ഈ നാട്ടിൽ വസിക്കുന്നവര് പോയി കാടിനെ നശിപ്പിക്കുന്നു കാട്ടിലെ മൃഗങ്ങളെ കൊല്ലുന്നു കാട്ടിലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു പക്ഷേ കാടിൻ്റെ മക്കളുണ്ട് നമ്മുടെ ആദിമ ആഹ് സംസ്കാരം നമുക്ക് പകർന്നു തന്നവർ നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ ആദിമ ആഹ് ദ്രാവിഡ ആഹ് പാരമ്പര്യമുള്ള നമ്മുടെ മുതുമുത്തശ്ശന്മാർ ജീവിക്കുന്ന സ്ഥലമാണ് കാട് അപ്പോൾ ആ ഒരു കാട്ടിൽ ഇപ്പോഴും ആളുകൾ ഉണ്ടെന്നും

അലകടലിൻ്റെ പോലും വേര് പറിച്ചെടുക്കാൻ വേണ്ടി കാട്ടാളൻ കുതറി പ്രകൃതിക്ഷോഭം ത്തിന്നു വേണ്ടി ഉഴറുകയാണ് അല്ലെങ്കിൽ ഇവൻ്റെ മനം എങ്ങനെയെങ്കിലും ഈ കാട്ടിനെയൊന്ന് രക്ഷിച്ചെടുക്കാൻ

ഒരു നിമിഷം തേങ്ങിക്കരയും വേഴാമ്പൽ കണക്കെ മഴനീരിനു മാനം നോക്കിയിരുന്ന കാട്ടാളൻ നമ്മളെ കാട്ടാളൻ്റെ സ്വഭാവത്തിൽ തന്നെ വരുന്ന പലപല മാറ്റങ്ങളാണ് ചിലപ്പോൾ രൗദ്രമാണ് അവൻ്റെ ഭാവം ചിലപ്പോൾ അവൻ ദയനീയമായിട്ടാണ് ഇരിക്കുന്നത് ദാ ഈയൊരു അവസ്ഥയിൽ നോക്ക് അവൻ്റെ ഭാവം മാറി ആദ്യം അലറിയവനാണ് അതായത് ഉലകിനെ ലോകം മുഴുവൻ ഏർ ഉലയ്ക്കുന്ന മട്ടിൽ അലറിയവൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അവൻ അതെല്ലാം നിർത്തിവെച്ചിട്ട് കരയുകയാണ് അവൻ്റെ നിസ്സഹായതയുടെ അവന്റെ ദയനീയതയുടെ അവസ്ഥയിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് കവി ഒരു നിമിഷം തേങ്ങിക്കരയും വേഴാമ്പൽപ്പക്ഷികണക്കെ വേഴാമ്പൽ അങ്ങനെയാണല്ലോ വെള്ളം കുടിക്കുന്നത് വേഴാമ്പൽ പാത്രത്തിൽ നിന്നല്ലേരി ഒരിക്കലും വെള്ളം കുടിക്കുന്നത് അതിൻ്റെ ആഹ് പറയുന്നത് അതിൻ്റെ ശരീരത്തിൽ കഴുത്തിൽ ഒരു ദ്വാരമുണ്ടെന്ന് അതുവഴി വെള്ളം താഴേക്ക് പോകുന്നു അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി വായ തുറന്നിരിക്കുന്ന ഒരു പക്ഷിയാണ് വേഴാമ്പൽ അതുപോലെ ഇവിടെ കാട്ടാളൻ കാട് കത്തി എരിയുകയാണ് അവൻ്റെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ അവൻ്റെ കുലം നശിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോ അതിനുമുമ്പ് ഈ ആകാശത്തുനിന്നും ഒരല്പം മഴ പെയ്തിരുന്നെങ്കിൽ അവനൊരു ഏർ കഷ്ടപ്പാട് നീങ്ങുമായിരുന്നു അതിനു വേണ്ടി ആകാശത്തിലേക്ക് നോക്കി നോക്കിയിരുന്ന ആ കാട്ടാളൻ എന്ത് ചെയ്യുന്നു വളരെ വിഷമത്തോടെ കരയുന്നു വേഴാമ്പൽ പക്ഷി പോലെ മഴ പെയ്യാതിരുന്നപ്പോൾ കരയുന്ന തനിക്കു ദാഹജലം ലഭിക്കാതിരുന്നപ്പോൾ കരയുന്ന വേഴാമ്പൽ പക്ഷി പോലെ കാട് കത്തിയെരിയുന്നത് കണ്ടു ഒരിറ്റു മഴനീരിനു വേണ്ടി കരയുകയാണ് കാട്ടാളൻ with പെപ്സൊടെൻറ്റ് get ലൈഫ്ബോയ് soap free മഴനീരിനു മാനം നോക്കിയിരുന്ന കാട്ടാളൻ അവൻ്റെ അസ്വസ്ഥതയുടെ ഭാവമാണ് അവിടത്തെ കരച്ചിൽ മൗന മാനത്തിനു മൗനം ആകാശത്തിനു മൗനം കാരണം അവൻ ആകാശത്തിലേക്ക് നോക്കുകയാണ് മഴ പെയ്യുന്നില്ല ആദ്യം നേരത്തെ ഒരു വരിയിൽ പറഞ്ഞു ആകാശത്ത് ഏർ മഴ മേഘങ്ങൾ ചത്ത് കിടക്കുകയാണെന്ന് പറഞ്ഞു അത് തന്നെയാണ് അവസ്ഥ മഴ പെയ്യണമെങ്കിൽ ഭൂമിയിൽ നിന്ന് മരങ്ങൾ മേഘങ്ങളേ തടഞ്ഞു നിർത്തി അതിനെ തണുപ്പിച്ചാണ് മഴ പെയ്യുന്നത് ഭൂമിയിൽ മരങ്ങളെവിടെ മൊട്ടകുന്നുകളായി എല്ലായിടവും അപ്പൊ മ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തിനു മൗനം ഭ്രാന്ത സ്നേഹത്തിനു ദാഹം പെരുകി മാന്തോപ്പുകളുരുകും മണ്ണിലിരുന്നു കാട്ടാളൻ നല്ല മഴയ്ക്ക് വേണ്ടി തീക്ഷ്ണമായ ചൂടിലിരിക്കുമ്പോൾ അവൻ നോക്കുകയാണ് ചുറ്റും മാന്തോപ്പുകളുണ്ട് മാന്തോപ്പുകളൊക്കെ ഇങ്ങനെ ഉരുകി ഒലിക്കുകയാണ് എന്താണ് മാന്തോപ്പുകൾ ഉരുകി ഒലിക്കാൻ കാരണം ആകാശത്തു നിന്ന് ഒരിറ്റു ജലം പോലും താഴേക്ക് വരുന്നില്ല പ്രകൃതി വളരെ ദാഹിക്കുകയാണ് അല്ലെങ്കിൽ ചെടികൾ പോലും മരങ്ങൾ പോലും ഒരിറ്റു ജലത്തിനായി ദാഹിക്കുന്നതാണ് കാട്ടാളൻ കാണുന്നത് കരിമേഘം ചത്തുകിടക്കും കാകോളക്കടലോ മാനം വളരെ ശ്രദ്ധിക്കണം ആകാശം കാകോളക്കടലാണ് കാകോളം വിഷം വിഷം നിറഞ്ഞ കടലാണ് ആകാശം എന്ന് പറയാനുള്ള കാരണം കാരണം പണ്ട് മുതലേ ഭൂമിയിൽ എന്ത് കാരണം അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ബാധിക്കുന്നത് ozone layer നെയാണ് നമുക്കറിയാം science പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കുന്നുണ്ട് അതുപോലെ വാഹനങ്ങളിൽ നിന്നും factory കളിൽ നിന്നും ഒക്കെ വരുന്ന പുക നമ്മൾ കത്തിക്കുന്ന മാലിന്യങ്ങളുടെ പുക ഇതെല്ലാം അന്തരീക്ഷത്തിലൂടെ ആകാശത്തിലേക്കാണ് പോകുന്നത് ഇതെല്ലം അപ്പൊ കവി ഈ ഒരു കവിതയിലൂടെ അന്തരീക്ഷത്തിൻ്റെ മലിനീകരണം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇതെല്ലാം എത്ര ഭംഗിയായിട്ടാണ് ഈ കാട്ടാളൻ്റെ കഥയിലൂടെ നമുക്കിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള പക മൂലം ഉണ്ടാകുന്ന atom bomb ൻ്റെ ആ ഒരു ഏർ ഒരു പരീക്ഷണങ്ങളിലായാലും അന്തരീക്ഷ മലിനീകരണത്തിലുണ്ടാകുന്ന പുക വിഷപ്പുക ആയാലും ആ വിഷപ്പുകയാൽ മറഞ്ഞു കിടക്കുകയാണ് മാനം കരിമരണം കാവലിരിക്കും കടുനോവിൻ കോട്ടയിലോ ഞാൻ ഞാൻ കടുനോവിൻ്റെ കടുനോവ് കടുത്ത വേദനയുടെ കോട്ടയിലാണ് കറുത്ത മരണമായിരിക്കും കരി മരണമായിരിക്കും ഇനി വരാൻ പോകുന്നത് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നത് വരികളിവിടെ നമുക്ക് വളരെ പ്രസക്തമായി പറയാം കാരണം ഈ കാട്ടാളൻ്റെ കരച്ചിലാണ് ഇത് കാടിനു മാത്രം സംഭവിക്കുന്നതാണെന്നു പറഞ്ഞു നമുക്ക് പറഞ്ഞൊഴിയാൻ പറ്റില്ല കാരണം കാടിന് സംഭവിക്കുന്ന ഈ ഒരു പരിസ്ഥിതി മലിനീകരണം അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം അല്ലെങ്കിൽ ഈ ഒരു മരങ്ങൾ ന വെട്ടി നശിപ്പിക്കുന്ന ഈ ഒരു പ്രവണത മൂലം തരിശായിപ്പോകുന്ന കാടുപോലെ ഒരുനാൾ നാടും ആഹ് നഗരവുമെല്ലാം തരിശായി മാറും ഈ തരിശുനിലങ്ങളിൽ ഇതുപോലെയുള്ള വിലാപങ്ങൾ ഉയരും എന്നാണ് കവി പറയുന്നത് ഇതെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാവുന്ന ആഹ് points ആണ് എവിടെൻ്റെ കിനാക്കൾ വിതച്ചോരിടിമിന്നലു പൂക്കും മാനം ഇനി ഭൂതകാലത്തെ ഓർമകളിലേക്ക് പോവുകയാണ് കാട്ടാളൻ എവിടെ എൻ്റെ ഭൂതക്കലത്ത് ഇടിമിന്നല് കൊണ്ട് പൂക്കുന്നൊരു മാനമുണ്ടായിരുന്നു നമുക്കറിയാലോ ഇപ്പോഴുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോ നമ്മുടെ വീട്ടിലെ തന്നെ മുതിർന്നവർ പറയും സമയമനുസരിച് കാലമനുസരിച്ചു കാലമാറ്റമനുസരിച്ചു മഴയും വെയിലും കിട്ടിക്കൊണ്ടിരുന്ന നാടാണ് കേരളം ഇപ്പോഴുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ പ്രകൃതി നമുക്ക് തരുന്ന കഠിനമായ മർദന മുറകളല്ലേ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ നോക്കു ഞാൻ പണ്ട് ഞാൻ കണ്ട എൻ്റെ കിനാക്കൾ വിതച്ചത് വിതച്ച ഇടിമിന്നല് പൂക്കുന്ന കാലം ഇടിയും മിന്നലും പൂത്ത് മഴ പെയ്ത് മഴ കൊത്തിയിറങ്ങുന്നൊരു കാലമുണ്ടായിരുന്നു ആ കാലത്തിലാണ് കാ correct ആയിട്ട് കൃത്യമായിട്ട് കാർഷികവിളകൾ നമുക്ക് വിളവെടുക്കാനും ഒക്കെ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ കൃഷി നശിക്കുന്നു കർഷകന് നാശം സംഭവിക്കുന്നു ഇതൊക്കെ ഇതിൻ്റെ പിന്നിലെല്ലാം നമ്മുടെ തന്നെ പ്രകൃതിയോടുള്ള ക്രൂരമായ പെരുമാറ്റം ആണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എവിടെൻ്റെ കിനാക്കൾ വിതച്ചോരിടിമിന്നലു പൂക്കും മാനം കാട്ടാളൻ്റെ ഭൂതകാല സ്മരണയാണ് അവിടുന്ന് ആരംഭിക്കുന്നത് എവിടെൻ്റെ തുളസിക്കാടുകൾ എൻ്റെ തുളസിക്കാടുകൾ എൻ്റെ ചെടികൾ നിറഞ്ഞ കാടുകൾ ഒക്കെ എവിടെ ഈറൻമുടി കോതിയ സന്ധ്യകൾ അതായത് വൈകുന്നേരം ആവുമ്പോൾ മരങ്ങളൊക്കെയുള്ള സ്ഥങ്ങളൊക്കെയാണെങ്കിൽ ഈറൻ മുടി അണിഞ്ഞു നിൽക്കുന്നൊരു സ്ത്രീയുടെ രൂപം പോലെയാണ് ആഹ് മരങ്ങളുള്ള സ്ഥലത്തെ ആ ഒരു വൈകുന്നേരം അന്തി മയങ്ങുമ്പോഴുള്ള ആ ഒരു കാഴ്ച അതൊക്കെ എവിടെ പോയി മറഞ്ഞു എന്നുള്ള കാട്ടാളൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് നാട്ടാളരായ ഇതെല്ലാം നശിപ്പിക്കുന്ന നമ്മൾ തന്നെയാണ് പച്ചപ്പൈ ചാടിനടക്കും മുത്തങ്ങാപ്പുല്ലുകളെവിടെ കാടിൻ്റെ സംസ്കാരത്തിലേക്ക് പോവുകയാണ് അതായത്

തവളകൾ കരയുന്നത് കേൾക്കാനില്ല തുമ്പികളെ കാണാനില്ല എന്നൊക്കെ വളരെ ഏർ ഏർ വ്യക്തമായ ശാസ്ത്രലോകം പറയുന്നുണ്ട് അതായത് ഇതൊക്കെ ശാസ്ത്രീയമായ നമ്മൾ അല്ലെങ്കിൽ വ്യാവസായികമായി ഉണ്ടാകുന്ന വർദ്ധനവല്ലേ അല്ലെങ്കിൽ ആ ഒരു വിപ്ലവത്തിൽ നമുക്കൊരുപാട് മാറ്റങ്ങൾ പുരോഗതികൾ ഉണ്ടാവുകയാണെങ്കിലും നമ്മുടെ പ്രകൃതിക്കുണ്ടാകുന്ന നാശങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ് കവി മുത്തങ്ങ പുല്ലിൽ ചാടി നടന്ന ഏർ ചെറിയ പച്ച വിട്ടലുകൾ എവിടെ അതൊക്കെ എവിടെ കൊച്ചു ജീവികൾ എവിടെ കറുകപ്പുൽത്തുമ്പത്തമ്പിളി കളമെഴുതിപ്പാടിയ രാവുകൾ കറുകപ്പുല്ലിലെ ആഹ് കറുകപ്പല്ലൊക്കെ നമ്മുടെ നാടിൻ്റെ സംസ്കാരമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ അവിടെ അമ്പിളി ഏർ ഏർ ചന്ദ്രൻ ഏർ പ്രകാശിച്ചിരുന്ന രാവുകൾ എവിടെ കാറ്റിൻ്റെ ചിലങ്കകൾ കെട്ടി കാട്ടാറിൻ തരിവള മുട്ടി കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിൽ ചുവടൊത്തു കളിക്കെ ഇവിടെ നമ്മുടെ ഗോത്ര സംസ്കാരം നമ്മുടെ ആദിമ സംസ്കാരം നമ്മുടെ ആദിമ മനുഷ്യരുടെ താളം നൃത്തം ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അതായത് പണ്ട് ആദിമ മനുഷ്യർ അവർക്ക് അവരുടേതായ ഒരു താളവും ശീലും ഒക്കെ ഇപ്പോഴും ഉണ്ട് അവരവരുടെ ഈ ഏർ വിശ്രമവേളകളിൽ അവരവരുടെ കയ്യിലുള്ള മരത്തടികൾ ആവാം അല്ലെങ്കില് മരമുട്ടികൾ ഒക്കെ എടുത്തുവച്ച് ചെല വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കുകയും അതിൽ തട്ടി പാടുകയും ചെയ്തിരുന്നു ആ സ്ത്രീകൾ അവിടുത്തെ കാട്ടാളര് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമുക്ക് സംസ്കാരം ഇല്ലെന്ന് തോന്നുന്ന ആ സ്ത്രീകൾ കാടിൻ്റെ മക്കളായ ആ വനിതാ രത്നങ്ങൾ അവര് നൃത്തം ചവിട്ടിയിരുന്നു അവർക്ക് താളം ഒരുക്കിയത് ആരൊക്കെയാണെന്ന് നോക്കൂ കാറ്റിന്റെ ചിലങ്കയായിരുന്നു അവർക്ക് ചിലങ്കയായത് കാട്ടാറാണ് അവർക്ക് തരിവളയിട്ടത് കാട്ടിലെ ആറിൻ്റെ ശബ്ദമാണ് തരിവളകളുടെ ശബ്ദമായി അവർക്ക് വേറെ ആഭരണങ്ങൾ ഒന്നും തന്നെ ഇല്ല കാടത്തികൾ ചോലമരത്തിൻ്റെ ചുവട്ടിൽ ചുവടൊത്തു കളിക്കും നല്ല ചുവടൊത്താണ് അവരുടെ നൃത്തം അങ്ങനെ കളിക്കുമായിരുന്നു കരിവീട്ടിക്കാതൽ പിണഞ്ഞും കൺപീലിക്കാടു വിടർന്നും കവിളത്തേഴ് അഴകേഴു വിള വളഞ്ഞും പൂഞ്ചായൽ കെട്ടുകളൂർന്നും ഉടലിളകിയരക്കെട്ടിളകി മുലയിളകിക്കാർമുടി ചിതറി കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിൽ ചുവടൊത്തു കളിക്കെ

കരിവീട്ടി പോലെ ബലിഷ്‌ടരായവരാണ് ആദിമ മനുഷ്യൻ അവരുടെ നിറം കറുപ്പാണ് അപ്പൊ ആ കറുപ്പിൻ്റെ ആ ബലത്തിൻ്റെ ആ സൗന്ദര്യം കവി ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നു അതുമാത്രമല്ല നോക്കൂ അവരുടെ കവിളത്ത് അതായത് ഈ കാട്ടിൽ വസിക്കുന്ന ഈ മനുഷ്യരുടെ കവിളത്തഴകേഴും വളഞ്ഞും അവരുടെ പൂഞ്ചായൽ കെട്ടുകൾ അഴിഞ്ഞു മുടിയൊക്കെ വളരെ മനോഹരമായ മുടിയൊക്കെ ഉള്ള ഒരുപാട് മുടിയുള്ളവരാണ് അവരെ അതായത് അവരുടെ ആ ഒരു ആദിമ സംസ്കാരത്തിൽ ആഹ് ഉള്ള പച്ചമരുന്നുകളും ഒക്കെയാണ് ഇതിനൊക്കെ അവരുടെ ശരീര സൗന്ദര്യത്തിനായിട്ടവര് ഉപയോഗിക്കുന്നത് അത് ശരീര സൗന്ദര്യമായിട്ടല്ല അത് അവരുടെ ആഹ് സംസ്കാരവുമായി ചേർന്നതാണ് അങ്ങനെയുള്ള പൂഞ്ചായൽ ഇളക്കി ഉടലാകെ ഇളക്കി കളിക്കുന്ന കാടത്തികൾ അവരുടെ ആ ഒരു സംഘനൃത്തം ഒക്കെ ഞാൻ ആസ്വദിച്ചിരുന്നു ഇനി നോക്കിയേ ചുവടൊത്തു കളിക്കുന്ന ഏർ ഈ ചോല മ കാട്ടിലെ ചോല മരത്തിൻ്റെ ചുവട്ടിൽ കളിക്കുന്ന കാടത്തികളെ കുറിച്ചാണ് പറയുന്നത് അവരുടെ ജീവിത സംസ്കാരത്തെ കുറിച്ചാണ് കവിയിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് D വിനയചന്ദ്രൻ തന്റെ കവിതകളിൽ

കഥയും ഒക്കെയുള്ളത് ഇതോ ഇതൊക്കെ നാടൻ പാട്ടുകളിൽ നിന്നല്ലേ നമ്മുടെ സാഹിത്യം വളർന്നുവന്നത് ഈ നാടൻപാട്ടുകൾ എന്ന് പറയുന്നത് ആരാണ് ആഹ് ഏർ ഇതൊക്കെ സൃഷ്ടിച്ചത് ഇതെല്ലാം നമ്മുടെ കാട്ടിൽ വസിച്ചിരുന്ന പൂർവികരുടെ സൃഷ്ടിയായ നാടൻപാട്ടുകളിൽ നിന്നാണ് നാം ഇന്നീ കാണുന്ന രീതിയിലുള്ള നമ്മുടെ സംസ്കാരമുള്ള എന്ന് നാം പറയുന്ന രീതിയിലുള്ള കവിതകളിലേക്ക് മലയാള കവിത എത്തിച്ചേർന്നതെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ഈ ഒരു വരികളിലൂടെ ആഹ് കവി ചെയ്യുന്നത് മുളനാഴി നിറച്ച പഴഞ്ചാറൊരു മോന്തിനു ലഹരി പിടിച്ചാ മാഞ്ചോട്ടിൽ താളം കൊട്ടി തലയാട്ടിയ ഞാനിന്നെവിടെ എവിടെ ഞ ചോദിക്കുകയാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം പറയേണ്ടത്

ആനക്കൊമ്പിനും വലിയ മരങ്ങൾക്കും വേണ്ടി കാടുകയ്യേറി ഇതിനെയൊക്കെ നശിപ്പിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ തന്നെ താളം തെറ്റിക്കുന്ന നാട്ടാളരെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നാണ് കവിയിവിടെ പറയുന്നത് എവിടെപ്പോയി എൻ്റെ ദിനങ്ങൾ ഉത്തരം പറയേണ്ടത് നാം ആണ് എവിടെപ്പോയി ഇത്തരത്തിലുള്ള സുന്ദരമായ കാട്ടിലെ എൻ്റെ ദിനങ്ങൾ എവിടെപ്പോയി എൻ്റെ കിടാങ്ങൾ എവിടെപ്പോയി എൻ്റെ കിടാങ്ങൾ കുട്ടികളൊക്കെ എവിടെപ്പോയി അതെങ്ങനെയുള്ള കുട്ടികളാണ് നോക്ക് ആഹ് വേറൊരു കാര്യത്തിനും പോയതല്ല ഉപജീവനത്തിനായി ജീവിക്കാൻ വേണ്ടി കാട്ടിൽ നിന്നാണ് നല്ല തേനൊക്കെ കിട്ടുന്നത് കാട്ടുതേനിനു ഇപ്പോഴും ആവശ്യക്കാരേറെയാണ് തേനൊരു ദിവ്യ ഔഷധമാണ് പക്ഷേ ഇതൊക്കെ എടുക്കുന്നത് പലപ്പോഴും മലമുകളിൽ നിന്നും വലിയ മരത്തിൻ്റെ ആഹ് ആഹ് മുകളിൽ നിന്നുമൊക്കെയാണ് എടുക്കുന്നത് വളരെ അപകടം പിടിച്ച രീതിയിലാണ് ഇത് സംഭരിക്കുന്നത് പക്ഷേ അത് കാട്ടിലെ മനുഷ്യർ അവരുടെ ജീവിതവൃത്തിയായി ചെയ്യുന്നതാണ് അപ്പൊ നോക്കിയേ തേൻകൂടുകൾ തേടിപ്പോയോരാൺകുട്ടികളെൻെറ കിടാങ്ങൾ എൻ്റെ കുലത്തിലെ ആൺകുട്ടികൾ ഉപജീവനത്തിനായി തേൻ കൂടുകൾ തേടി പോയവരാണ് കാടിൻ്റെ ഉള്ളറകളിലേക്ക് പോയവരാണ് അവരെവിടെ ഇനി നോക്കൂ പൂക്കൂട നിറയ്ക്കാൻ പോയോരെൻകുട്ടികൾ പെൺപൈതങ്ങൾ എൻ്റെ പെൺപൈതങ്ങൾ ഈ കാട്ടിലെ പെൺപൈതങ്ങൾ അല്പം ഒരു പൂക്കൂട നിറയ്ക്കാൻ പൂവിൻ്റെ കൂട നിറയ്ക്കാൻ പൂക്കൾ പറിക്കാൻ ഉൾക്കാട്ടിലേക്ക് പോയവരാണ് അവരെ കാണാനില്ല ഇതിനൊക്കെ കാരണം ഈ നാട്ടുകാരായ ദുരാഗ്രഹികൾ ആയ വ്യക്തികളാണ് അപ്പോൾ നിങ്ങൾ തന്നെയാണ് എൻ്റെ ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് എന്ന് കാട്ടാളൻ പറയുന്നു അമ്മിഞ്ഞച്ചുണ്ടത്തൊട്ടിയൊരാമ്പൽപ്പൂമൊട്ടുകളെവിടെ ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് കുഞ്ഞു പൈതങ്ങളെയാണ് അമ്മിഞ്ഞപാല് കുടിച്ചു ഉറങ്ങിക്കിടന്ന എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ ഇവരെല്ലാം നഷ്ടപ്പെടുകയാണ് കാരണം

തളിരെല്ലുകൾ കരിയും മണമോ തറയുന്നു നാഡികളിൽ തളിരെല്ലുകൾ കരിയുന്ന മണമാണോ അതായത് കാടുകത്തുകയാണ് ദിവസങ്ങളോളം മാസങ്ങളോളം കത്തുന്ന കാടുകൾ നമ്മൾ പത്രത്തിലൊക്കെ ചെലപ്പം കാണാറുണ്ട് അല്ലെ കാനഡയിൽ ഈ അടുത്ത ഇടയ്ക്ക് നിങ്ങൾ അതൊക്കെയായിരിക്കും ശ്രദ്ധിച്ചിരിക്ക ഒരു കാടുകത്തിയപ്പോൾ ദിവസങ്ങളോളം കത്തി അപ്പൊ ഇങ്ങനെയുള്ള കാട് കത്തലുകൾ നമ്മുടെ നാട്ടിലുമുണ്ട്

കാട്ടാളന് ലഭിക്കുന്നു മലരുരുകിയൊലിക്കും നിറമോ നിറയുന്നു ദിക്കുകളിൽ പ്രകൃതിനാശം പൂക്കൾ ഉരുകിയൊലിക്കുകയാണ് കാടുകത്തിയാൽ പിന്നെ കാണുന്നതെല്ലാം അഗ്നി തുടച്ചു നീക്കും അതിൻ്റെ നിറമാണ് പ്രകൃതിയുടെ ക്ഷോഭത്തിൻ്റെ നിറമാണ് ഈ കാണുന്നത് നമ്മളും കാത്തിരിക്കാറില്ലേ ചില ഏർ കൊടുങ്കാറ്റുകൾ വരും ന്നൊക്കെ പറഞ്ഞു നമ്മളു കാത്തിരിക്കാറുണ്ട് പേടിച്ചിരിക്കാറുണ്ട് ഇതെല്ലാം പ്രകൃതി നമുക്കായി നൽകുന്ന ചില ശിക്ഷകൾ ആണെന്ന് തിരിച്ചറിയാൻ ആഹ് കഴിയുന്ന രീതിയിലുള്ള ആവിഷ്കാരമാണ് കവി ഈ ഒരു കവിതയിലൂടെ കാണിക്കുന്നത്. ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി വീണ്ടും ആ ഈറ്റപ്പുലിയുടെ

കരളിൽ നുറുങ്ങിയ നട്ടെല്ലു നിവർന്നെഴുന്നേറ്റു ഇനി അവൻ്റെ ഉറങ്ങിക്കിടന്ന നട്ടെല്ല് അതായത് നാട്ടിൻ്റെ മക്കൾ ചെയ്യുന്ന ക്രൂരതക്കെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത നാ കാട്ടാളൻ ദയനീയത അവൻ്റെ ആക്രോശം ഇതിലൂടെയൊക്കെയാണ് ഇത്രയും നേരം കാര്യങ്ങൾ പറഞ്ഞത് ഇനി അവൻ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ് അവൻ്റെ നട്ടെല്ല് നിവർത്തി അവൻ എഴുന്നേൽക്കുന്നു ഇനി എന്ത് ചെയ്യുംന്ന് നോക്കൂ ചുരമാന്തിയെഴുന്ന കരുത്തിൻ തിരമാലകൾ ചീറിയലച്ചു ചുരമാന്തിയെഴുകാന്നു പറഞ്ഞാൽ അതൊരു മൃഗീയതയുടെ ലക്ഷണമാണ് ഏത് മൃഗമാണോ നമ്മളെ ആക്രമിക്കാൻ വരുന്നത് ആ മൃഗം ആദ്യം ചെയ്യുന്നത് ചുരമാന്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൈ കൊണ്ട് ഒന്ന് തറയൊന്നു മാന്തുക അതിനുശേഷം ആണ് വളരെ ക്രൂരമായിട്ട് അത് ആഞ്ഞ് അടുക്കുന്നത് അതായത് അതിൻ്റെ മനസ്സിൽ ഉണരുന്ന പകയുടെ വന്യതയുടെ ലക്ഷണമാണ് ചുരമാന്തുക ഇവിടെ നമ്മുടെ കാട്ടാളനും അവൻ്റെ വന്യതയുടെ ലക്ഷണത്തിലേക്ക് പോവുകയാണ് അവൻ്റെ ഇനി കൊടുത്തിരിക്കുന്നത് inverted comma യിലാണ് ആ ഭാഗങ്ങൾ എല്ലാം കാട്ടാളൻ്റെ ഏർ മനസ്സിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ കാട്ടാളൻ പറയുകയാണ്

വേട്ടക്കാരുടെ കൈകൾ ഞാൻ തീർച്ചയായിട്ടും വെട്ടും അതെങ്ങനെ കൽമഴുകൊണ്ട് വെട്ടും കൽമഴു കല്ലുകൊണ്ട് ഉണ്ടാക്കിയ മഴു കല്ലുകൊണ്ട് ഉണ്ടാക്കിയ മഴു നമ്മുടെ പ്രാചീന ശിലാ സംസ്കാരത്തിൻ്റെ കല്ലുകൊണ്ടാണല്ലോ അന്നത്തെ ആയുധങ്ങൾ അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിന്റെ രൂപമാണ് സൂചിപ്പിക്കുന്നത് ആ കൽമഴു ഓങ്ങി ഈ കാട് നശിപ്പിക്കാൻ വരുന്ന വേട്ടക്കാരുടെ കൈകൾ ഞാൻ വെട്ടും പ്രതികാരത്തിൻ്റെ ആഹ് നാമ്പുകളാണ് അവൻ്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് മലതീണ്ടിയശുദ്ധം ചെയ്തവർ തലയില്ലാതെഴുമാ മലതീണ്ടിയശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണമാറ്റിൽ ഗോത്ര സംസ്കാരം നശിപ്പിച്ച് കാടുകയ്യേറിയവരുടെ തലകൾ വെട്ടി ഞാൻ ആറ്റിൽ ഒഴുക്കും എന്നാണ് ഏർ കാട്ടാളൻ പറയുന്നത് മരമൊക്കെയരിഞ്ഞവരെന്നുടെ കുലമൊക്കെ മുടിച്ചവരവരുടെ കുടൽമാലകൾകൊണ്ടു മരമൊക്കെ അരിഞ്ഞു വീഴ്ത്തി എൻ്റെ കുലമൊക്കെ എൻ്റെ വംശമൊക്കെ മുടിച്ച അവരുടെ കുടൽമാല പുറത്തെടുത്ത് ജഗത്തിൽ നിറമാലകൾ തൂക്കും ഞാൻ അതായത് ഞാൻ എന്ത് ചെയ്യും നിറമാല തൂക്കും ആ കുടൽമാല കൊണ്ട് ഞാനത് അവരുടെ ഈ എൻ്റെ കാട് നശിപ്പിച്ച മനുഷ്യരുടെ കുടൽമാലയെടുത്ത് ഞാൻ എന്തു ചെയ്യും ഞാൻ ഈ കാട്ടിൽ നിറമാലകളാക്കും ഞാൻ നശിപ്പിക്കും അവരെ അതായത് പ്രകൃതിയുടെ ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗം എടുക്കാം കുരലൂരിയെടുക്കും ഞാനാക്കുഴലൂതി വിളിക്കും വീണ്ടും കുരൽ തൊണ്ട ഞാൻ അവരുടെ തൊണ്ടയൊക്കെ ഇങ്ങു ഊരിയെടുക്കും എന്നിട്ട് അതിലൂടെ ഞാൻ കുഴൽ വിളിക്കും എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം ദയനീയതയും സങ്കടവുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാട്ടാളൻ അവൻ്റെ മനസ്സിലെ രോഷത്തിൻ്റെ വാക്കുകളാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് മത്താടി മയങ്ങിയ ശക്തികൾ എത്തും ഞാൻ വില്ലുകുലയ്ക്കും പ്രതീക്ഷയുടെ ഒരു കാഴ്ചയാണ് നാം അവിടെ കാണുന്നത് ഞാൻ വില്ലു കുലയ്ക്കും അതായത് കാട് നശിപ്പിക്കുന്നവരെ പൂർണമായി ഞാൻ നശിപ്പിക്കും എന്നിട്ട് എൻ്റെ ശക്തികൾ തിരിച്ചെത്തുമ്പോൾ ഞാൻ എന്തു ചെയ്യും വില്ല് കുലയ്ക്കും പണ്ടത്തെപ്പോലെ ഞാനും വീണ്ടും വില്ലെടുക്കും അമ്പും വില്ലും ആണല്ലോ ഇവരുടെ ജീവിതത്തിലെ ആ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗോത്ര സംസ്കാരത്തിന്റെ ചിഹ്നം കുലവില്ലിനു പ്രാണ ഞരമ്പുകൾ പിരിയേറ്റിയ ഞാണേറ്റും ഞാൻ ഞാനാ കുലവില്ലിനു എൻ്റെ ഞരമ്പുകൾ കൊണ്ട് ഞാണേറ്റും ഞാൺ കെട്ടിയിട്ടാണ് അമ്പു വലിക്കുന്നത് അമ്പു വലിക്കാനുള്ള ഞാൺ ആ ചരട് ഞാനെൻ്റെ പ്രാണനിൽ നിന്ന് എടുത്ത ഏർ ഞരമ്പുകൾ കൊണ്ട് ഞാൻ ആ ഞാണുകൾ തീർക്കും ഇടിമിന്നലൊടിച്ച അമ്പ്‌ അഗ്നിത്തിരയായക്കരിമു

അതെ Sir ഗജാജ്ൻ്റെ showroom ആണ് പറയൂ sir എ ഞ പെ പെരുന്തൽമണ്ണ പെരുന്തൽമണ്ണ പെരുന്തൽമണ്ണ ഞങ്ങള് ഞങ്ങള് കൊറേ ബ്ര branch ണ്ട് ഇത് ഇപ്പം sirconnect ചെയ്തിക്കണത്

ആഹ് okay okay okay നമ്മുടെ വണ്ടിനെ വണ്ടികളെ പറ്റി അറിയാൻ ആണോ അ നമ്മൾ two wheelers ൽ നമക്ക് തരുന്നത് ഒന്ന് best option എന്ന് പറീണത് ഒന്ന് Dominar ആണ് ഡോ അ Dominar ൽ രണ്ട്‌ Item വരുനിണ്ട് ഒന്ന് Four hundred ഉം ഒന്ന് two fifty യു cc four ആ four hundre four hundred rate വരണത് നമക്ക് മൂന്നേ lakhs വരെ വരുനിണ്ട് three lakhs ആ അയിലെ അത് full option ആണേ abs ഇണ്ട് അതെ പോലത്തനെ ഈ two fifty നെ കാളിയും നമക്ക് അതിൽ ഉള്ള advantage എന്തെന്ന് വെച്ചാൽ back tier ഒന്നുകൂടി thick ആയിട്ട് ആയിരിക്കും എ പിന്നെ അങ്ങനെ കൊറേ abs ൽ ഒന്നുകൂടിയും functions കൂടെ വരുനിണ്ട് പിന്നെ അതുപോലെത്തനെ നല്ല നല്ല features ആണ് four hundred ൽ വരുന്നത് two fifty ൽ നമുക്ക് എന്ത് വെച്ചാല് ഈ long ride നും ഇതിനൊക്കെയും two fifty ഒന്നൂടിയും കൊറച് താഴോട്ട് ആയിരിക്കും four hundred ഒന്നുകൂടി മുന്നൊട്ട് നിക്കും

ഹ four hundred ആണ് നമ്മള് പറയുന്നേ എന്ത് വെച്ചാല് sir ന് ഏത് വേണേലും choose ചെയാം നമക്ക് ഇപ്പോ ഏത് പൊയ്‌കയിഞ്ഞാലും നമുക് ഒരേ benefit ആണ് ഉള്ളത് പക്ഷെ നമ്മള് പറയണന്ത് ഇപ്പൊ ഇതിൽ ഏത് രണ്ടിലും ഏതാണ് മെച്ചമന്ന് ചോയ്ച കയിഞ്ഞാൽ നമ്മള് പറീണത് എന്തായാലും four hundred four hundred ആയിരിക്കും two fifty ഇതിനെകാളിയും ഒരു fifty k കമ്മിയാകും means ഇത് നമ്മള് പറഞ്ഞെ three ആണെങ്കി അത് two point five lakh വരും

അത് first ഞമ്മള് എന്തായാലും പറയണത് ഒരു twenty five to ഒരു thirty kilometers എന്തായാലും mileage കിട്ടും പിന്നെ അത് ഓടുനഅയ്ൻ അനുസരിച്ചാട്ടായിരിക്കും കിട്ടുവാ ഒരു forty വരെ പോയിട്ടൊക്കെ നമക്ക് customers വീണ്ടും വിളിച്ചിട്ടിണ്ട് എന്താപ്പാ bike നെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ട് വേറെ അങ്ങ് വേറെ models നമ്മളെ dominar അല്ലാണ്ട് വരുന്നത് ഏത് വെച്ചാൽ ns വരുനിണ്ട് nstwohundred വരുനിണ്ട് അത് price range one point five two ൻ്റെ അടുത്ത് ഒക്കെ വെരും ഹും sir എ sirsir ns നെ പറ്റീട്ട് എന്താപ്പോ കേട്ടിട്ടിണ്ടാവും അല്ലെ features എന്തര് വെച് കയിഞ്ഞാല് നമ്മൾ ഇപ്പോ two hundred cc ന്ന് പറീമ്പോൾ എന്തായാലും speed limit എന്തായാലും ഒരു ഏകദേശ കണക്ക്‌ sir ൻ്റെ മനസിൽ ഇണ്ടാകും ആ പിന്നെ എന്ത് വെച് കയിഞ്ഞാല് അത് ഒന്നൂടിയും comfortable ആണ് ഇരിക്കാനും എന്തിനും ഒക്കെയും അത്രേ ഓക്കേ തന്നെ ഉള്ളു അത് ഇപ്പൊ വണ്ടി ഓരോന്ന് എങ്ങനെ ഇരിക്കുന്ന് ഉള്ളത് അറിയാലോ milage ഇതിന് ഒന്നൂടി mileage കൂടും duminar നെ സമ്മയ്ച്ചെടുത്തോളം ഇത് ഒന്നുകൂടി mileage കൂടും ns അത് നമുക്ക് വെച് കയിഞ്ഞാൽ ഇത് ഇപ്പോ budget അനുസരിചിട്ടാണ് ഓരോരുത്തർ bike എടുക്കുവാ ഇത് ഇപ്പം budget കാരണം ഇത് കൂടുതൽ ആണെങ്കിൽ നമ്മൾ എന്തായാലും recommend ചെയ്യുക dominar ആണ് emipaymentavailable ആണ് sir bajaj card ഉപയോഗിച്ചിട്ട് നമുക്ക് വേണേ അങ്ങനെ എടുകാം അല്ല ഇണ്ടെങ്കിൽ നമ്മള് bank വഴി personal ആയിട്ട് loan apply ചെയാ okay അപ്പോ monthly നമ്മൾ sir എന്തായാലും down payment എന്തായാലും eight thousand eighty thousand അടയ്കണ്ടിവരും

ആ okay sir കൊഴുപ്പുല്ലാ നമ്മള് എന്താ EMI അതിന് അനുസരിച് ചെയ്തതെരാ service നമ്മള് ഇവിടെ വെരുന്നത് sir correct location എവിടെ ആണ് അല അലാ അലനെലൂര് sir എ നമ്മളെ ബ്ര branch ഇണ്ടലോ ആ അവിടെ അവിടെ നമുക്ക് service നമ്മള് അവിടേയ്ക് ചെയ്ത് തരാം പിന്നെ നമ്മള് ഇതിന് പൊറമെ കൊടുക്കുന്നത് ഇപ്പൊ sir ഇവിടുന്ന് വണ്ടി എടുക്കുവാണ് ഇന്ടെങ്കിൽ നമ്മൾ full tank എണ്ണ ഇവിടുന് free ആയിട്ട് provide ചെയുനിണ്ട് ഇപ്പൊ പെരുനാൾ ആയിട്ട് ഒന്ന് അത് പിന്നെ നമ്മളെ first ത്തെ first ത്തെ ഒരു എന്താപ്പോ മൂന്നുനാല് മാസത്തിന് ഉള്ളിൽ tier ന് എന്തേലും complaint വേരുവാണെങ്കിൽ tier fresh ആക്കി ഇട്ട് തെരും അങ്ങനെ ഒക്കെ ആണ് ഇപ്പോ ഞങ്ങള് ഈ ചെയ്ത് കൊടുക്കണത് പെരുന്നാളായിട്ട് offer

പെരുന്തൽമണ്ണാ bypass കൈഞ്ഞിട്ട് high tech highteck ഉണ്ടാക്കൽ ഇല്ലെ hightext ആ അയ്ൻ്റെ opposite ആണ് നമ്മുടെ branch വെരുന്നത് sir ന് ഇവിടെക് direct വന്നിട്ട് വേണെങ്കിൽ അങ്ങനയും അനേഷിക്കാം sir sir sir ഒറ്റ second ഞാൻ sir ൻ്റെ പേര് ഒന്ന് note ചെയ്തോട്ടെ എന്താ പേര് ഒന്ന് പറയുവോ ബിൻഷാദ് ആൺലേ ബി ഐ എൻ എസ് എച് എ ഡി അല്ലെ ആ sir റ് എത്ര ഏതാണ്

plusetwo പഠിക്കാണലേ okay okay age എത്രയാ eighteen ഓ അപ്പൊ just eighteen ആയോണ്ട് license ഒക്കെ എടുത്ത് വണ്ടിഅങ്ങനെ എടുക്കാൻ ആയിരിക്കും അല്ലെ കേരളത്തിന് തന്നെ number one branch ആണ് നമ്മളത്‌ ഹ്മ് പിന്നെ പിന്നെ dominar dominar എങ്ങനയാണ് dominar എ പറ്റി അതികം മുബേ അനേഷിക്കുണോ ആ sir sir നമ്മളെ എന്താകുവ wwwdotbajajdotcom എന്നുള്ള site കേറി കൈഞ്ഞാൽ ഞമ്മക് ഈ വണ്ടിനെ കുറിച്ചുള്ള full details അവിടുന്ന്‌ കിട്ടും ആ bajajsite ല് അപ്പൊ ഒന്നെഗിൽ അങ്ങനെ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ sir ഞാൻ ഇപ്പം ഒന്നൂടിയും sir ൻ്റെ personal ആയ രീതിക്ക് കൂടുതൽ help വേണമ്ന് ഇണ്ടെങ്കിൽ sir ൻ്റെ എന്താകുവാ whatsapp number തെരുവാണെങ്കിൽ നമ്മള് അങ്ങനെയു contact ചെയ്ത് കാര്യങ്ങള് അറിയിക്കാം ആ okay sir whatsapp number പറ seven seven zero two five one eight seven three six zero അല്ലെ ആ okay okay okay അപ്പൊ എന്ത് വെച് കൈഞ്ഞാ അയ്ന കുറിച്ചിട്ടുള്ള complete features സും കാര്യങ്ങളും എല്ലാം നമ്മള് എന്താപ്പാ sir ൻ്റെ whatsappil number ക്ക് ഞാൻ അയച്ചേരാട്ടാലോ

ഞാന് correct വരുന്ന നാട്ട്കൊല അറിയോ ആ okay ഞാന് അവിടെന്ന് വരുന്ന് sir എ എന്ത് ഇത് ഈ bike നമ്മള് എന്തേലും book ചെയ്ത് വെകുവ അങ്ങന എന്തേലും വേണാ sir എ അത് എടുക്കാൻ തീരുമാനിച്ചിട്ട് ഒറപ്പിച്ഛ് ഇരിക്കണോ model നമ്മള് പറയണത് dominar ഇപ്പൊ model ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് model വരുനെ ഒന്നും ബെല്യ മാറ്റങ്ങൾ ഒന്നുല